വിദ്യഭ്യാസം എന്ന് പറയുന്നത് വളരേ ഏഹ് അത്യന്തേതാവേശികമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടു തന്നെ നമ്മുടെ കേരളം പോലൊരു സ്ഥലത്ത് ഇത്രെയും വിദ്യാഭ്യാസം മുന്നിട്ട് നിക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള വളർച്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ സർകാറുകളാണെങ്കില് പണ്ട് മുതലേ വിദ്യാഭ്യാസത്തിന് കൊടുത്തു വന്ന ഒരുപാട് ഇഹ് ഇഹ് മുന്നേ മുന്നേറ്റത്തിനും എല്ലാം ഇഹ് നമ്മളുടെ നാട് ഇഹ് സാക്ഷ്യം വഹിച്ചതാണ് അപ്പോൾ എഹ് ഇന്ന് നടക്കുന്ന ഇഹ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇന്ന് കാണുന്ന ആ വളർച്ചയെ പറ്റി അഹ് ചാക്കോയ്ക്ക് എന്താണ് പറയാൻ ഉള്ളത് എനിക്ക് പറയാൻ ഉള്ളത് എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എത്രത്തോളം വിദ്യാഭാസ രംഗത്തു മുന്നോട്ടാണ് എന്ന് സംശയാതീതമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ആണ്.

വിദ്യാഭാസ രംഗത്തെ ഇൻഡക്സ് നോക്കിയാൽപ്പോലും കേരളം വളരെ അധികം മുൻപിൽ ആണ്. മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു

ഡെന്നിക്ക് എന്തെങ്കിലും എതിർ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇല്ല താങ്കൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വളരേ മുന്നേറ്റമുണ്ടായത് ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു എഹ് മുന്നേ മുന്നോട്ടുള്ള ഒരു പോക്ക് കൊണ്ട് തന്നെ ആണ് എന്നാലും എഹ് താങ്കൾ പറഞ്ഞ ഒരു കാര്യം അതായത്

ഒരു ഒരു സംഭവത്തെ ആസ്പദമാക്കി ഞാൻ ചോതിക്കുകയാണെങ്കിൽ ആ കേരളം എന്ന് പറയുന്ന ഇത്രേം വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിനെ പൂർണമായി അല്ലെങ്കിൽ വലിയ തോതിൽ നിർമാർജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് അതിൽ താങ്കളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം കൂടി മുന്നോട്ട് നിൽക്കുന്നത് ഇവിടെയും നിലവിൽ ഇനിയും കുറവുകളുണ്ട് .എന്നാൽ ഇനിയും ഉയർന്ന വിദ്യാഭ്യാസവും മതേതരമായ വിദ്യാഭ്യാസം നല്കിക്കഴിയുമ്പോൾ അന്ധവിശ്വാസങ്ങളെ തകർക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളർച്ച ഉണ്ടാവുകയും ഇപ്പം നില നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെപോലും നമുക്ക് തുടച്ചു നീക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാന പങ്കു വളർച്ചയുടെ സമൂഹത്തിൽ ഒരാൾ വളർന്നു വരുന്നതിന്റെ പ്രധാന പങ്ക് വിദ്യാഭ്യാസമാണ് . വിദ്യാഭ്യാസം ഇല്ലാത്തവന് നമ്മുടെ നാട്ടിൽ ഒരു വിലയും ലഭിക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ പോവുന്നത് വായിക്കാനും അറിയാനുംഅറിയാത്ത ഒരു ജനതയെ ജനതക്ക് ഈ നാടിനെ നയിക്കാനോ നാടിനെ മുന്നോട്ട് കൊണ്ടുപോവാനോ പറ്റാത്ത അവസ്ഥയുണ്ടാകും വിദ്യാഭ്യാസം കാരണം നമ്മുടെ നാടിനുണ്ടാവുന്ന വളർച്ചയെ ഒരിക്കലും നമുക്ക് ഒരു മറ്റൊരു രീതിയിൽ കണ്ടുപോവാൻ സാധിക്കുന്ന ഒരിതല്ല നമ്മുടെ സമൂഹത്തിന്റെ ഉയർച്ചക്ക് ഏറ്റവും പ്രധാനമായ കാരണം നമുക്ക് ലഭിക്കുന്ന ഇത്രയും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അന്ധവിശ്വാസത്തിന്റെ കാര്യം മറ്റു സംസ്ഥാനങ്ങളെ വച്ച് നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവാണു അതാണ് എനിക്ക് പറയാനുള്ളത് അതെയതെ തീർച്ചയായും പക്ഷെ എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു വിധ്യാഭ്യാസത്തിലുള്ള വളരേ അധികമുള്ളൊരു മുന്നേറ്റം നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ ആണ് പല കാര്യങ്ങളിൽ നമ്മൾ ഇന്നും ഇഹ് മികച്ച് നില്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഇഹ് ഒരു ഈഹ് പൊതുസ്ഥലം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ മലയാളികൾക്ക് വലിയൊരു പരിധി വരെ സാധിക്കുന്നതും ഈ ഒരു ഇഹ് ഈയൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കൊണ്ടാണെന്ന് ഇഹ് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഒരു ഭക്ഷണത്തിൻ്റെ ഇഹ് മിച്ചം വരുന്ന കാര്യങ്ങളൊക്കെ വെറുതേ ഏഹ് വഴിയരികിൽ ഉപേക്ഷിക്കുന്നത് വളരേ തെറ്റായ ഒരു കാര്യമാണ് എന്ന് മലയാളികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങിനെ ഉള്ളൊരു ബോധം അവബോധം സൃഷ്ടിക്കാൻ ഒരു പരിധിവരെയെങ്കിലും ആഹ് വിദ്യാഭ്യാസത്തിന്ന് സാധിച്ചു എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആണ് പല കാര്യത്തിലും നമ്മൾ ഇന്ന് മുന്നോട്ട് മുന്നിട്ട് നില്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും അഹ് നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നോക്കുമ്പോൾ നമ്മൾ കൂടുതലും മൂല്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം വെറുതെ ഏഹ് എല്ലാ വിഷയങ്ങളിലേം വെറുതെ കാണാതെ പഠിച്ചു പോയൊരു ആഹ് എഴുതി വെച്ച് നമ്മൾ പരീക്ഷകൾ ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അഹ് ഓർമ്മ ശക്തിയുടെ ഒരു പരീക്ഷണം എന്ന് ഉള്ളതാണ് ഞാൻ അന്നും ഇന്നും ഞാൻ അതിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരാനുള്ള സമയം ആയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അതിൽ കുഞ്ചാക്കോക് എന്താണ് അതിൽ ഡെന്നിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഓര്മശക്തിയുള്ളവൻ എപ്പോഴും മുന്നോട്ടു പോവും ഒരല്പം കുറവാണു എന്നാൽ

വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ തഴയപ്പെട്ടു എന്ന ഒരവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവ് തന്നേ ആയിട്ട് കണ്ടുപോവേണ്ടതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പുതിയ വിദ്യാഭ്യാസ നയം വരുന്നുണ്ടല്ലോ 2020ൽ കേന്ദ്ര സർക്കാർ ഇറക്കിയത് അതിനകത്തു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഓർമ്മശക്തി എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കികൊണ്ട് കുറച്ചുകൂടി വിദ്യാഭ്യാസം ഒരുപടി മുന്നോട്ട് കൂടി നയിക്കുന്ന ഒരു രീതി ആ വിദ്യാഭ്യാസ നയത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു കുട്ടികളുടെ കഴിവുകൾ വർത്തിയെടുക്കാൻ വേണ്ടി ഓരോ സ്കൂളുകളും എടുക്കേണ്ട ചില നടപടികളും അതിനെ ഉയർത്തിക്കൊണ്ടു വരും എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഉറപ്പിനെയും ഞാൻ സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് നല്ലൊരു കാര്യമായിട്ടു സ്വാഗതം ചെയുന്നു നിലവിലെ അവസ്ഥയിൽ നമ്മൾ ഒരു പുസ്തകം മാത്രം പഠിച്ചു ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യം മാത്രം പഠിച്ചു ഒരു പരീക്ഷയെ അടിസ്ഥാനമാക്കി മാത്രം മുന്നോട്ടു പോകുകയാണ് കൂടുതൽ അറിവുകൾ നേടുക എന്നതിന് അപ്പുറത്തേക്ക് അറിവുകൾ നേടാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കില്ല . ഒരു പരീക്ഷക്ക് ജയിക്കാനുള്ള രീതിയിൽ മാത്രം പഠിച്ചു പരീക്ഷ എഴുതുന്ന അവസ്ഥയാണ് അപ്പം അതിനപ്പുറത്തേക്ക് കൂടുതൽ അറിവുകളിലേക്കും കൂടുതൽ തിരിച്ചറിവുകലിയ്ക്കും കുട്ടികളെ നയിക്കുന്നതാവണം

ആഹ് അങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ആഹ് അവനിങ്ങനെ പടം വരച്ച് നടക്കയാണ് അല്ലെങ്കി അവൻ വെറുതെ ഇങ്ങനെ പന്ത് കളിച്ച നടക്കയാണ് എന്നുള്ള ആറ്റിട്യൂട് അല്ലെങ്കിൽ ഒരു ഒരു ഒരു ആ ഒരു കാഴ്ചപ്പാട് അത് ഇന്നും നില നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മാറാനുള്ള സമയം അതിക്രമിച്ചില്ലേ കുഞ്ചാക്കൊ അത് മാറേണ്ട സമയം കഴിഞ്ഞു. അതിനു നമ്മള്

എന്തുകൊണ്ട് ഒരു ഒളിമ്പിക്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും പോലും ജനസംഖ്യ ഇല്ലാത്ത രാജ്യങ്ങളുടെ മുന്നിൽ ഗോൾഡ് മെഡൽ പട്ടികയിൽ നമുക്ക് മുന്നിൽ നില്ക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ചിന്താഗതിയാണ് കളിച്ചും നടന്നാലും പടം വരച്ചു നടന്നാലും അവന്റേതായ കഴിവുകൾ നേടി നടന്നാലും ഈ പരീക്ഷയിൽ നല്ല മാർക്കില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു . മറ്റു രാജ്യങ്ങളിൽ കണ്ടുവരുന്ന നല്ല ഒരു കാര്യം എന്താണെന്നു പറഞ്ഞാൽ അവിടെയുള്ളവരുടെ കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറച്ചുകൂടെ ശ്രമിക്കും

ഇനി ഇവനെങ്ങാനും സമയം കളഞ്ഞു കളിച്ചു നടന്നു പഠിക്കാതെയിരുന്നു പരീക്ഷക്ക് തോറ്റാലോ എന്ന പേടിയിലോട്ട് പോവും അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഉള്ളിലെ സർഗ്ഗാത്മകമായ കഴിവുകൾ നശിച്ചു പോകാനും അല്ലെങ്കിൽ അതിനു ഒരു വളർച്ച ഇല്ലാതെ മുരടിച്ചിരിക്കാനും കാരണമാവും അത് മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുതിയവിദ്യാഭ്യാസ നയത്തിനെ പലരീതിയിലും

കുട്ടികളിലെ നൈസർഗ്ഗികമായ സർഗ്ഗാത്മകമായ കഴിവുകളെ വളർത്തിയെടുക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ട് സാധിക്കും എന്ന് അവർ മുന്നോട്ടു വെക്കുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ടണ് ഞാൻ കാണുന്നത് സ്പോർട്സിന്റെ കായിക മേഖലയിലായാലും എല്ലാ കലാകായിക മേഖലയിലും നമ്മുടെ കുട്ടികൾ വളർന്നു ഒക്കത്തു മുന്നിൽ ഉയർന്നു നിൽക്കേണ്ടതാണ് ഇത്രയും വലിയ ഒരു രാജ്യമാണ് . അപ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ തടഞ്ഞു വെക്കാനോ അതിനെ അടിച്ചമർത്താനോ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെയതെ തീർച്ചയായും അഹ് നമ്മളിപ്പോൾ അഹ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ നോക്കുക്കയാണെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എല്ലാ പൗരനും പതിനാല് വയസ്സുള്ള എല്ലാ പൗരന്മാർക്കും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് പതിനാല് വയസ്സ് വരെ സൗജന്യമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളിൽ അഹ് വളരേ നല്ല രീതിയിൽ തന്നെ സൗജന്യമായ വിദ്യാഭ്യാസം നമ്മളിന്നും കൊടുത്ത് നമ്മുടെ കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർകാറുകളാണെങ്കിലും എല്ലാം തന്നെ എന്നാലും ഇന്ന് നമ്മൾ കേരളത്തിലെ അധികം ആളുകളേം നാക്കുകയാണെങ്കിൽ എഹ് അവർക്ക് കൂടുതലും ഏഹ് എന്താ പറയെ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പള്ളി വക മാനേജ്‌മെറ്റുകൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ ആണ് അവർ കൂടുതൽ പഠിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചു അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അഹ് സർക്കാർ സ്കൂളുകൾ വേണ്ടുന്ന സൗകര്യം ഇല്ലെന്നും സർക്കാർ സ്കൂളുകളുടെ സ്റ്റാൻഡേർഡ് കുറവാണെന്നും എല്ലാമാണ് അതുകൊണ്ടുതന്നെ ഇല്ലാത്ത പണം മുടക്കി ഇല്ലാത്ത പണം കണ്ടെത്തി ഇവരെയും പോലുള്ള വല്യ വല്യ അഹമ് ഫീസുകൾ മേടിക്കുന്ന ആഹ് വിദ്യാലയങ്ങളിലേക്ക് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ വിടുകയാണ് മറ്റേ സർക്കാർ സ്കൂളിലെ എല്ലാ തരത്തിലെ സർക്കാർ സ്കൂളിലെ പോരായ്മകൾ ആണ് അവർ കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു ഒരുഒരു സംവിധാനം അത് സർക്കാർ സ്കൂളുകളുടെ പോരായ്മ അത് കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ സാധിക്കുമോ അതോ അത് ഒരു അവർ പറയുന്നതിൽ ഒരു വാസ്തവം ഇല്ലേ സർക്കാർ സ്കൂളുകൾ ശെരിക്കും അങ്ങിനെയുള്ളൊരു പോരായ്മ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനെ നമുക്ക് അഹ് വളരേ ചെ ചെറുത്ത് നിൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് വളരെയധികം മാറ്റം വരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുഞ്ചാക്കോയുടെ അഭിപ്രായം ഇവിടെ കുഞ്ചാക്കോ പറയേണ്ടതാണ് ആഹ് എനിക്ക് തോന്നുന്നു ഡെന്നി പറഞ്ഞതിനോട് ഒരു പരിധി വരെ ഞാൻ യോജിക്കുന്നു ഒരു അഞ്ചു വര്ഷം മുന്നെയോ ഒരു പത്തു വര്ഷം മുന്നെയോ നോക്കുകയാണെങ്കിൽ നമ്മളെ സർക്കാർ വക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരുപാടു കുറവുകൾ ഉണ്ടായിരുന്നു . അത് കമ്പ്യൂട്ടറിന്റെ ആവട്ടെ കുറവുകൾ ഉണ്ടാവാം പക്ഷെ ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കാണുന്നത് സ്മാർട്ട് ക്ലാസ്സുകളുടെ ആവട്ടെ അങ്ങനെ ഒരുപാട് സ്‌കൂളുകളെല്ലാം സർക്കാർ വക സ്കൂളുകളെല്ലാം വളരെയധികം മുന്നോട്ടു പോയിരിക്കുന്നു കുട്ടികളുടെ പഠനം എളുപ്പത്തിൽ ആക്കാൻവേണ്ടി നമ്മുടെ സർക്കാർ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് അപ്പൊ അതിനെയൊന്നും കണ്ടില്ല എന്നു നടിക്കാൻ പറ്റില്ല എന്നിരുന്നാലും

അതിനെ നമുക്ക് നികത്തി പോകാൻ സാധിക്കും ഒരു പരിധി വരെ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അതിനു ഒരു ഉദാഹരണമാണ് ഇനിയും വരുന്ന കാലഘട്ടത്തിൽ കൂടുതൽ ഉയർച്ചകൾ നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് ഉണ്ടാകുമെന്നും കൂടുതൽ ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തോന്നുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഒരു അതിപ്രസരം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സി ബി എസ് ഇ പോലുള്ളസ്കൂളുകളിൽ ഐ സി എ സി സ്കൂളുകളിൽ അവർ ഇംഗ്ലീഷിന് കൊടുക്കുന്ന പ്രാധാന്യം മാതാപിതാക്കളെ ആ സ്കൂളുകളിൽ ചേർക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സർക്കാർ വക സ്കോളുകളിൽ നമ്മൾ കുറച്ചു കൂടി ഇംഗ്ലീഷിന് പ്രാധാന്യം കാരണം ഇംഗ്ലീഷ് ഒരു ആഗോള ഭാഷ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത്യാവശ്യം പിടിച്ചു നില്ക്കാൻ കഴിയും ഈയൊരു തോന്നല് കാരണമാണ് ഇംഗ്ലീഷിന് ഇത്രയും പ്രാധാന്യം വരുന്നത്

അതിനു നമ്മൾ സർക്കാർ സ്കൂളുകളിൽ കുറച്ചുകൂടി നല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചു കൂടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുവാനും അതുവഴി മുന്നോട്ടു പോവാനും ശ്രമിക്കുമെന്നാണ് തോന്നുന്നത് മാതാപിതാക്കൾ ഇല്ലാത്ത ഫീസ് കണ്ടുപിടിച്ചു മാനേജമെന്റ് സ്കൂളുകളിൽ വിടുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ ചെറിയ രീതിയിലെങ്കിലും മാറ്റമുണ്ടാകും. ഇനിയും മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിൽ മാറ്റമുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്

ഞാൻ യോജിക്കുന്നു അതായത് എഹ് തങ്ങൾ പറഞ്ഞപോലെ ഇംഗ്ലീഷ് എന്ന ഒരു ഭാഷയുടെ പ്രാധ്യാനം എന്ന് പറയുന്നത് അത് വെറുതെ ആഹ് ഒരു കാലഘട്ടത്തിൽ മലയാളി രക്ഷകർത്താക്കൾ വെറുതേ ഒരു പൊങ്ങച്ചത്തിന്ന് വേണ്ടി മാത്രം പറഞ്ഞു കൊണ്ടിരുന്ന ഒരു സാധനമാണ് എൻ്റെ മകൻ അല്ലെൽ എൻ്റെ മകൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കി ആഹ് അയാൾക്ക് മലയാളം അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു ഒരു പൊങ്ങച്ചത്തിന് മാത്രം ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഒരു കാര്യം . എന്നാൽ ഇന്ന് അതല്ല ഇന്ന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയ് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ജോലി പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് ഇംഗ്ലീഷ് ഇല്ലാത്ത ഒരു ഒരു സംഗതി പോലും ഇന്നീ ലോകത്തില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എഹ് അത് സർക്കാർ സ്കൂളുകളിൽ ആവശ്യത്തിലധികം ഇന്ന് എഹ് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് ഉണ്ടായിരിക്കേണ് അതിനോട് മാനേജ്‌മെറ്റ് വിദ്യാലയങ്ങൾടെ അത്രെയും തന്നെ എഹ് ഈ സർക്കാർ വക വിദ്യാലയങ്ങളും കിടപിടിച്ച് നിന്നാലേ ഈ പറയുന്നപോലെ ഉള്ള കൂടുതൽ അതിനുള്ള വിദ്യാഭ്യാസ രംഗത്ത് പൊതു വിദ്യാഭ്യാസ രംഗത്ത് ഒരു വളർച്ചയുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും താങ്കളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ കുഞ്ചാക്കോയോടുള്ള നന്ദി അറിയിക്കുന്നു നമ്മൾ ഏഹ് ഈ അഹ് സംവാദം ഇവിടെ അവസാനിപ്പിക്കയാണ് നന്ദി